ഏയ് എവിടെ ആ ഈ കെടക്കണം.

ഇല്ലാ ഇന്ന് കാലാവസ്ഥ ഒന്ന് ശാന്തമാണ്. ഇവിടെ മഴ പെയ്ത്ന്ന് വിചാരിച്ചു പക്ഷെ പെയ്തില്ല. കാർമേഘങ്ങളൊക്കെ മൂടി വന്നീനി.

അതെ പേടിപ്പിച്ച് പോയി. ഇപ്പൊ ഒക്കെ മഴ എന്താ പെയ്യൂന്ന് പറയണ ദിവസം പെയ്യൂല്ല പെയ്യൂല്ലാന്ന് പറയുന്ന ദിവസം പെയ്യും അതാണ് അവസ്ഥ. മഴേന്റെ അവസ്ഥല്ലേ അങ്ങനെക്കാ ഇണ്ടാവാ, മഴയിപ്പോ നിരീക്ഷകര് നിരീക്ഷിക്കും ചെലത് ശരിയാവും, ചെലത് തെറ്റും അത് സ്വാഭാവികം. ഓരോ ഓരോ കാലാവസ്ഥ നിരീക്ഷണം. നാളെ ഇപ്പൊ വെയിലാ കാണിക്കുന്നേ വെയില് ഉദിക്കണ്ടാവൂന്ന് വിചാരിക്കാ. അതപ്പോ വിശ്വസിക്കാതെ പറ്റാതായിട്ടുണ്ട് അല്ലേ? അത് ഈ ചെ സാധാരണ ദിവസങ്ങളില് പ്രശ്നം ഇണ്ടാവില്ല, പിന്നെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് തിരിക്കുമ്പോ ഇങ്ങനെ നോക്കി പോവുമ്പോഴാണ് വിഷയം വരിക.

അതെ അതെ കൂടിയാലും പ്രശ്നാണ് ഓരോ പ്രശ്നങ്ങളും കൂടിയാല് ആഹ് കൂടും ആഹ് ആകും അതാകും ഇനീപ്പെ വല്യ ചൂട് ഇണ്ടാവൂല്ലാന്ന് പ്രതീക്ഷിക്കാം. ഉം ഇനി പൊതുവെ കാലാവസ്ഥേന്റെ അവസ്ഥകള് തന്നെ അതൊരു ഒരു പോണത്. അതെ മഴ പെയ് മഴ പെയ്താല് അത്ര തന്നെ വെയില് അതെ നല്ലൊരു കാലാവസ്ഥ രീതിയില് പോയി പിന്നോട്ട്

മഴേന്റെത് അധികം പെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇണ്ടായോണം വെള്ളം അധികായാലും വിഷയാണ്. അതെ വെള്ളപ്പൊക്കം മഴ ഓവറ് കൂടിയാലും പ്രശ്‌നാണ് അതെ കൂടിയില്ലേലും പ്രശ്നാണ് മഴ വേണം താനും പക്ഷെ അധികാവാനും പാടില്ല. എല്ലാത്തിനും ഓരോ കണക്കില് വരണം. എന്നാല് ശരിയാവുള്ളൂ.

ആഹ് കണക്കാണല്ലോ ഭൂമിയുടെ നിലനിൽപ്പ് ഭൂമിയുടെ സപന്ദനം തന്നെ തിലകൻ പറഞ്ഞപോലെ ആഗോള എന്തോന്ന്

അതെ അതെ മനസിലായി മഴ എന്നെ സംബന്ധിച്ചിടത്തോളം മഴപെയ്യുന്നതാണ് ഇപ്പൊ കൊറച്ചുകൂടി നല്ലത് ഉം കൊറച്ചോസായിട്ട് ചൂട് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊറത്തെറങ്ങാന് ഇപ്പൊ മഴ തന്നെയാണ് ഒരു കണക്കിന് നല്ലത്. ഉം അതെ അതിന്റേതായ രീതിയിൽ പെയ്താ അത് അടിപൊളിയായിരുന്നു. രാത്രി രാത്രി ഒറങ്ങാനൊക്കെ മഴയാ നല്ലത്. ആയ് മഴേം ആ ഒരു ഒറക്കോം അതൊരു നല്ലൊരു ഏഹ്, ഏഹ് ഒരു കൂട്ടാണ്. ഏഹ് അനക്കില്ലേടാ തണുക്കല് പൊതപ്പ് മൂടി കെടക്കുക എന്നുള്ളത് തന്നെ അതൊരു ഫീല് തന്നെ.

ആ കെടപ്പ് തന്നെ തുടരും

അതൊക്കെ പണ്ടൊക്കെ മഴ പെയ്താൽ മഴ പെയ്തോണ്ട് നിക്കേനി എന്നും ആഹ് ഇതിപ്പോ ഇങ്ങനെ എടയ്ക്കെടയ്ക്ക് അപ്പത്തിന്റെ കുഴിപോലെ ഇടയ്ക്കൊണ്ടാവും ഇടയ്ക്ക് ഒന്ന് പെയ്‌തെന്ന് അറിയിച്ച് കഴിഞ്ഞിട്ട് പോകും. പിന്നെ ഈ വഴിക്ക് കാണൂല. നീ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് പേടിപ്പിച്ച് വയ്ക്കാൻ പാടില്ലേ വല്ലാതെ ഇണ്ട്.

ആഹ് അതെ ഉം ഉം കാലാവസ്ഥ അങ്ങനെ ആയിപ്പോയത് തന്നെ നമ്മള് മനുഷ്യന്മാര് കാരണക്ക തന്നെ ആയിരിക്കണം. കാരണം അത് നല്ല രീതിയില് ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടീട്ടുള്ളത് നമ്മള് ചെയ്യുന്നില്ലാന്നുള്ളതാണ്. അതെ അതാണ് പ്രശ്നം. മനുഷ്യന് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാന്നുള്ളൊരു ഓട്ടത്തിലാണല്ലോ അതിന്‍റിടയ്ക്ക് മറക്കും കാലാവസ്ഥാ അത് ഓരോ എന്താ പറയാ അതിന് എതിരായ പ്രവർത്തനങ്ങള് ചെയ്യും

പ്രകൃതിയെത്തന്നെ ആകപ്പാടെ മാറ്റിയല്ലോ. ഉം ഏഹ് അത് വ്യാമോഹാണ് ജീവിക്കണം പണം വേണംന്നുള്ള വ്യാമോഹം. അത് മനുഷ്യനെ എത്തിക്കുന്നത് വലിയ വിപത്തിലാണെന്നുള്ളേ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുമ്പോ വളരെ അധികം നേരം വൈകുന്നു വൈകോം ചെയ്യുന്നു.

അതെ. അവിടാണ് മനുഷ്യന് പിഴവ് പറ്റുന്നത് അയിന് നമ്മള് ചെയ്യണ്ടത് അയിന് എതിരെ ചെയ്യാന്നുള്ളതാണ് അതായത് നല്ലൊരു സമയം അയിന് മാറ്റിവയ്ക്കണം നല്ല ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. നല്ല കാലാവസ്ഥ വേണെങ്കില് അതിനനുസരിച്ച് നമ്മള് ചെയ്തേ പറ്റു.

എന്തായാലും കാലാവസ്ഥ ഇപ്പൊ മോശൊന്നും അല്ല വളരെ ഇതില്‍ പോണെണ്ട് ഈ സമയം. ഇനീപ്പോ കൊറച്ച് കഴിഞ്ഞാല് മാറോന്നുള്ളത് പറയാനും പറ്റൂല.

എന്നാ ആയിക്കോട്ടെ. എന്നാ കെടന്നോ ആയിക്കോട്ടെ.